ലിബ്രിയോഫീസ് Calcലെ ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ് എന്ന സ്പോകെൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ifഓർ സ്റ്റേറ്റ്മെന്റ് ബേസിക്ക് സ്റ്റാറ്റിസ്റ്റിക് ഫങ്ഷൻസ് റൌണ്ടിങ് ഓഫ് നംബർസ് ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് 1004 ലിബ്രിയോഫീസ് സ്യൂട്ട് വെർഷൻ 334
അടിസ്ഥാന ഗണിതക ക്രിയകളായ സങ്കലനം വ്യവകലനം ഡേറ്റയുടെ ആവറേജ് എന്നിവ കാണുവാൻ നമുക്ക് അറിയാം
ഇപ്പോൾ നമുക്ക് മറ്റ് ഉപയോഗ പ്രധമായ ഓപ്പറേറ്റർസ് പഠിക്കാം
വളരെ അധികം ഉപയോഗമുള്ള ഒരു ഓപ്പറേറ്റർ ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ
കണ്ടീഷണൽ ഓപ്പറേറ്റർസ് യൂസർ നല്കുന്ന കൺഡിഷൻ ഡേറ്റയിൽ പരിശോധിക്കുന്നു
എന്നിട്ട് ഫലം ട്രൂ അല്ലെങ്കിൽ ഫാൽസെ എന്ന ബോളിയൻ ആയി കാണിക്കുന്നു
personal finance trackerഓഡ്സ് തുറക്കാം
Costന് താഴെ വിവിധ ഐറ്റങ്ങളുടെ വില വിവര പട്ടികയുണ്ട്
അവയിൽ കണ്ടീഷണൽ ഓപ്പറേറ്റർസ് അപ്ലൈ ചെയ്തിട്ട് ഫലം പരിശോധിക്കാം
ബ്10 സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനുള്ളിൽ കണ്ടീഷൻ റിസൾട്ട് എന്ന് ടൈപ്പ് ചെയ്യുക
ഇപ്പോൾ സി10 സെല്ലിൽ ക്ലിക്ക് ചെയ്യുക
കൺഡിഷൻ ഇവിടെ അപ്ലൈ ചെയ്ത ഫലം ഈ സെല്ലിൽ കാണിക്കുന്നു
ശ്രദ്ധിക്കുക ഹൌസ് Rentന്റെ കോസ്റ്റ് 6000 രൂപയാണ്
ഇലക്ട്രിസിറ്റി ബിൽ ന്റെ കോസ്റ്റ് 800 രൂപയാണ്
ഹൌസ് റെന്റ് ന്റെ കോസ്റ്റ് ഇലക്ട്രിസിറ്റി Billനെക്കാൾ കൂടുതലാണ്
നമുക്ക് അവയിൽ വിവിധ കൺഡീഷനുകൾ അപ്ലൈ ചെയ്തിട്ട് ഫലം പരിശോധിക്കാം
സി10 cellൽ ക്ലിക്ക് ചെയ്യുക
ഈ cellൽ ആദ്യത്തെ കൺഡീഷൻ ടൈപ്പ് ചെയ്യുക ഐഎസ് ഇക്വൽ ടോ സി3 ഗ്രീറ്റർ താൻ സി4
Enter പ്രസ് ചെയ്യുക
സെൽ C3യിലെ മൂല്യം സെൽ C4ന്റെ മൂല്യത്തെക്കാൾ കൂടുതൽ ആയതിനാൽ ഫലം ട്രൂ എന്ന് കിട്ടുന്നു
ഇപ്പോൾ ഈ കൺഡീഷനൽ സ്റ്റേറ്റ്മെന്റ് ഐഎസ് ഇക്വൽ ടോ സി3 ലെസ് താൻ സി4 എന്ന് മാറ്റാം
Enter കൊടുക്കുക
നമുക്ക് കിട്ടുന്ന ഫലം ഫാൽസെ ആണ്
അത് പോലെ നിങ്ങൾക്ക് മറ്റ് കൺഡീഷനൽ സ്റ്റേറ്റ്മെന്റുകളും അപ്ലൈ ചെയ്ത് ഫലം പരിശോധിക്കാം
കൂടുതൽ ഡേറ്റ ഉണ്ടായിരിക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വളരെ ഉപകാരപ്രധമാണ്
നിങ്ങൾക്ക് ഐഎഫ്
ഓർ കൺഡീഷനും ഡേറ്റയിൽ ഉപയോഗിക്കാം
കൺഡിഷൻ ട്രൂ ആയിരിക്കുന്നതിന് അനുസരിച്ച് ഫലം പ്രിന്റ് ചെയ്യാൻ
സി10 സെൽ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക ഐഎസ് ഇക്വൽ ടോ ഐഎഫ് bracesനുള്ളിൽ സി3 ഗ്രീറ്റർ താൻ സി4 കോമ ഡബിൾ കോട്ട്സിനുള്ളിൽ പോസിറ്റീവ് കോമ വീണ്ടും ഡബിൾ കോട്ട്സിനുള്ളിൽ നെഗേറ്റീവ്
ഇതിനർത്ഥം സെൽ C4ന്റെ മൂല്യത്തെക്കാൾ കൂടുതലാണ് സെൽ സി3 യുടെ മൂല്യം എങ്കിൽ പോസിറ്റീവ് എന്ന് കാണിക്കണം
അല്ലെങ്കിൽ നെഗേറ്റീവ് എന്ന് കാണിക്കണം
ഇപ്പോൾ Enter പ്രസ് ചെയ്യുക
6000 800നെക്കാൾ വലുതായതിനാൽ ഫലം പോസിറ്റീവ് എന്ന് കിട്ടുന്നു
ഇപ്പോൾ കൺഡീഷൻ സ്റ്റേറ്റ്മെന്റിൽ ഗ്രീറ്റർ താൻ മാറ്റി ലെസ് താൻ കൊടുത്തിട്ട് Enter കീ പ്രസ് ചെയ്യുക
സെൽ C3യുടെ മൂല്യം സെൽ C4നേതിനെക്കാൾ വലുത് ആയതിനാൽ ഫലം നെഗേറ്റീവ് എന്ന് കിട്ടുന്നു
സി3 സി4 എന്നീ cellsലെ ഡേറ്റയിൽ മാറ്റം വരുത്തിയും നിങ്ങൾക്ക് ഫലത്തിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കാവുന്നതാണ്
ഇപ്പോൾ കാണിക്കുന്ന ഫലം നെഗേറ്റീവ് ആണ്
ഇപ്പോൾ C4ന്റെ മൂല്യം 7000 ആയി വർദ്ധിപ്പിച്ചിട്ട് Enter പ്രസ് ചെയ്യുക
ഫലം പോസിറ്റീവ് ആകുന്നത് കാണാം
വീണ്ടും C4ന്റെ മൂല്യം 800 ആയി കുറയ്ക്കുക
Enter പ്രസ് ചെയ്യുക
വീണ്ടും ഫലം നെഗേറ്റീവ് ആകുന്നു
ഇപ്പോൾ വരുത്തിയ മാറ്റങ്ങൾ ഡിലീറ്റ് ചെയ്യാം
അടുത്തതായി കുറച്ച് അരിത്മെറ്റിക് സ്റ്റാറ്റിസ്റ്റിക് ഫങ്ഷനുകൾ പഠിക്കാം
അടിസ്ഥാന അരിത്മെറ്റിക് functionനുകൾ ഇവയാണ് സങ്കലനത്തിന് സും ഗുണനത്തിന് പ്രൊഡക്ട് ഹരണത്തിന് ക്യൂട്ടിയന്റ് അങ്ങനെ മുൻ ട്യൂട്ടോറിയലുകളിൽ പഠിച്ചവ
ഇപ്പോൾ സും പ്രൊഡക്ട് ക്യൂട്ടിയന്റ് ഫങ്ഷനുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ചില ഓപ്പറേഷനുകളിലൂടെ പഠിക്കാം
ആദ്യമായി ഷീറ്റ് 3 സിലക്റ്റ് ചെയ്യുക
ബ്1 ബ്2 ബ്3 cellsൽ യഥാക്രമമം 50 100 150 എന്നീ അക്കങ്ങൾ കൊടുക്കുക
അ4 cellൽ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക സും
സെൽ B4ൽ ക്ലിക്ക് ചെയ്യുക
ഫലം ഈ cellൽ കണക്ക് കൂട്ടുന്നു
ടൈപ്പ് ചെയ്യുക ഐഎസ് ഇക്വൽ ടോ സും bracesനുള്ളിൽ ബ്1 കോമ ബ്2 കോമ ബ്3
എന്റർ പ്രസ് ചെയ്യുക ഫലം 300 എന്ന് കാണുന്നത് ശ്രദ്ധിക്കുക
നിങ്ങൾക്കിത് പോലെ ഒരു കൂട്ടം cellല്ലുകൾ എന്റർ ചെയ്യാം
B4ൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ bracesസിസിന് ഉള്ളിൽ ബ്1 കോമ ബ്2 കോമ ബ്3 എന്നതിന് പകരം ബ്1 കോളൻ ബ്3 എന്ന് ടൈപ്പ് ചെയ്യുക
എന്റർ പ്രസ് ചെയ്യുക
വീണ്ടും ഫലം 300 എന്ന് കാണുന്നു
ഇപ്പോൾ സെൽ A5ൽ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക പ്രൊഡക്ട്
സെൽ ബ്5 ക്ലിക്ക് ചെയ്യുക
ഇവിടെ ടൈപ്പ് ചെയ്യുക ഐഎസ് ഇക്വൽ ടോ പ്രൊഡക്ട് bracesസിസിന് ഉള്ളിൽ ബ്1 കോളൻ ബ്3
എന്റർ പ്രസ് ചെയ്യുക
ഫലം 750000 എന്ന് കാണിക്കുന്നത് ശ്രദ്ധിക്കുക
ഇപ്പോൾ ക്യൂട്ടിയന്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം
അ6 cellൽ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക ക്യൂട്ടിയന്റ്
ഇപ്പോൾ സെൽ B6ൽ ക്ലിക്ക് ചെയ്യുക ഫലം കണക്ക് കൂട്ടുന്നതിനായി നമുക്ക് ഈ സെൽ ഉപയോഗിക്കാം
ടൈപ്പ് ചെയ്യുക ഐഎസ് ഇക്വൽ ടോ ക്യൂട്ടിയന്റ് bracesസിസിന് ഉള്ളിൽ ബ്2 കോമ ബ്1
എന്റർ പ്രസ് ചെയ്യുക
ഫലം 2 ആണ്
എന്തെന്നാൽ 100നെ 50 കൊണ്ട് ഹരിക്കുമ്പോൾ 2 കിട്ടുന്നു
ഇത് പോലെ Calcൽ വിവിധ അരിത്മെറ്റിക് operationകൾ നടത്താം
ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക് ഫങ്ഷൻസ് നോക്കാം
സ്റ്റാറ്റിസ്റ്റിക്കൽ fuctionകൾ സ്പ്രെഡ് ഷീറ്റിലെ ഡാറ്റ analysisന് ഉപയോഗപ്രദമാണ്
ഉദാഹരണത്തിന് കൌണ്ട് മിൻ മാക്സ് മീഡിയൻ മോഡ് അങ്ങനെ വിവിധ സ്റ്റാറ്റിസ്റ്റിക്കൽ fuctionകൾ ഉണ്ട്
ആദ്യമായി ഷീറ്റ് 1ൽ ക്ലിക്ക് ചെയ്യാം
സ്റ്റാറ്റിസ്റ്റിക്കൽ functionകൾ ഉപയോഗിച്ച് മിനിമും മാക്സിമം മീഡിയൻ കോസ്റ്റ്സ് കാണുന്നത് എങ്ങനെ എന്ന് നോക്കാം
സി10 സെല്ലിൽ ക്ലിക്ക് ചെയ്യുക
Costന് താഴെ നമുക്ക് ചില എൻട്രീസ് ഉണ്ട്
ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് 300 രൂപയാണ്
ഏറ്റവും കൂടിയ കോസ്റ്റ് 6000 രൂപയാണ്
നമ്മൾ ബന്ധപ്പെട്ട ഫങ്ഷനുകൾ ഉപയോഗിക്കുമ്പോൾ കാണിക്കേണ്ട ഫലങ്ങൾ ഇവയാണ്
സി10 സെല്ലിൽ ടൈപ്പ് ചെയ്യുക ഐഎസ് ഇക്വൽ ടോ മാക്സ് bracesനുള്ളിൽ സി3 കോളൻ സി7
ഇപ്പോൾ Enter കീ പ്രസ് ചെയ്യുക
കോളത്തിലെ ഏറ്റവും കൂടിയ മൂല്യമായ 6000 ആണ് ഫലം എന്നത് ശ്രദ്ധിക്കുക
മാക്സ് എന്ന പദം മാറ്റി സ്റ്റേറ്റ്മെന്റിൽ മിൻ കൊടുക്കുക
Enter കീ പ്രസ് ചെയ്യുക
കോളത്തിലെ ഏറ്റവും ചെറിയ തുക ആയ 300 ആണ് ഫലം എന്നത് ശ്രദ്ധിക്കുക
മീഡിയൻ മൂല്യം കാണുവാനായി MINഎന്ന പദം മാറ്റി മീഡിയൻ കൊടുക്കുക
Enter കീ പ്രസ് ചെയ്യുക
കോളത്തിലെ മീഡിയൻ കോസ്റ്റ് ആയ 800 ആണ് ഫലം
ഇത് പോലെ ഡേറ്റയിൽ മറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ functionകൾ ഉപയോഗിച്ച് ഡേറ്റ അനലൈസ് ചെയ്യാവുന്നതാണ്
ഈ സെല്ലിലെ മാറ്റങ്ങൾ ഡിലീറ്റ് ചെയ്യാം
ഇപ്പോൾ അക്കങ്ങൾ റൌണ്ട് ഓഫ് ചെയ്യുന്നതെങ്ങനെ എന്ന് പഠിക്കാം
Costന് താഴെ ചില മാറ്റങ്ങൾ വരുത്താം
6000 600034 ആക്കുക
600 6004 ആക്കുക
300 3003 ആക്കുക
ബ്11 സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക റൌണ്ടിങ് ഓഫ്
സി11 സെല്ലിൽ ക്ലിക്ക് ചെയ്യുക
ഇവിടെ Costന് താഴെയുള്ള മുഴുവൻ ഐറ്റങ്ങളുടേയും തുക കാണുന്നു
സി11 സെല്ലിൽ ടൈപ്പ് ചെയ്യുക ഐഎസ് ഇക്വൽ ടോ സും braceനുള്ളിൽ സി3 കോളൻ സി7
എന്റർ കൊടുക്കുക
ടോട്ടൽ 970104 ആണെന്നത് ശ്രദ്ധിക്കുക
നമുക്ക് നമ്മുടെ ഫലത്തിൽ ദശാംശ സ്ഥാനങ്ങൾ ആവശ്യമില്ല എന്ന് കരുതുക
ഏറ്റവും നല്ല ഉപായം ഫലത്തെ അടുത്ത പൂർണ്ണ സംഖ്യയിലേക്ക് റൌണ്ട് ഓഫ് ചെയ്യുക എന്നതാണ്
ടോട്ടൽ 970104 എന്നുള്ള സെൽ ക്ലിക്ക് ചെയ്യുക
ടൈപ്പ് ചെയ്യുക ഐഎസ് ഇക്വൽ ടോ റൌണ്ട് തുറക്കുന്ന ബ്രേസ് സും വീണ്ടും braceനുള്ളിൽ സി3 കോളൻ സി7
അടയ്ക്കുന്ന ബ്രേസ്
എന്റർ കീ പ്രസ് ചെയ്യുക
ഫലം 9701 ആണെന്ന് കാണാം അതായത് 970104നെ അടുത്തുള്ള പൂർണ്ണ സംഖ്യയിലേക്ക് റൌണ്ട് ചെയ്തു
റൌണ്ടിങ് ഓഫ് തൊട്ട് താഴെയുള്ള സംഖ്യയിലേക്കോ മുകളിലുള്ള സംഖ്യയിലേക്കോ ചെയ്യാവുന്നതാണ്
ഫലം ഉള്ള സെല്ലിൽ ക്ലിക്ക് ചെയ്ത് റൌണ്ട് എന്ന പദം മാറ്റി റൌണ്ടുപ്പ് ആക്കുക
ഇപ്പോൾ Enter കീ പ്രസ് ചെയ്യുക
ഫലം ഇപ്പോൾ തൊട്ട് മുകളിലുള്ള സംഖ്യ ആയ 9702 ആണെന്ന് കാണാം
തൊട്ട് താഴെയുള്ള പൂർണ്ണ സംഖ്യയിലേക്ക് റൌണ്ട് ഓഫ് ചെയ്യുന്നതിന് റൌണ്ടുപ്പ് മാറ്റി റൌണ്ട്ഡൌൺ കൊടുക്കുക
Enter കീ പ്രസ് ചെയ്യുക
ഇപ്പോൾ ഫലം തൊട്ട് താഴെയുള്ള പൂർണ്ണ സംഖ്യ ആയ 9701 ആണെന്ന് കാണാം
personal finance trackerഓഡ്സ് യഥാർത്ഥ രൂപത്തിൽ ആക്കുന്നതിനായി ഈ മാറ്റങ്ങൾ അൺഡു ചെയ്യാം
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ifഓർ സ്റ്റേറ്റ്മെന്റ് ബേസിക്ക് സ്റ്റാറ്റിസ്റ്റിക് ഫങ്ഷൻസ് റൌണ്ടിങ് ഓഫ് നംബർസ് ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ